നമസ്ക്കാരം നമസ്ക്കാരം സുഖം തന്നെ എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ ഓണൊക്കെ ആയിട്ട്

ആ ഇവടെ കൊഴപ്പല്ല അങ്ങനെ പോണു ഞാൻ മുന്നെ ഒന്ന് നാർത്തേ എടുക്കായിന്നത് വണ്ടീലേന്നു അതാ എടുക്കായീന്നത് ആ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചത് വീട്ടില് സ്‌പെഷ്യലായിട്ട് കൊറച്ചാഹാരങ്ങളും ഇതൊക്കെണ്ടാക്ക്ണ്ട് അപ്പൊ അറിയാൻ വേണ്ടീട്ടെ

ആ ഞാന് ഇവടെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടില് പോയി കൊണ്ടിരിക്കാണ് നിലവില് ഞാനിവിടെ പാട്ടാമ്പീലാണ്ള്ളത് പട്ടാമ്പീല് വാണെ ഞാൻ എത്തിക്കണ്ട് ഇവടത്തൊരു സ്പെഷ്യലെന്താന്ന് വെച്ചാല് പട്ടാമ്പിക്കുന്നനാണ്

ആ ആ ഇബല് പഴാണ് നല്ല വെളുത്തിട്ടക്കൊള്ളൊരു പഴാണ് അല്ല കൊറച്ചൊക്കെ തടിണ്ടായൊരു പഴാണ് അതെ പോലെ തന്നെ പിന്നവര് സ്പെഷ്യല് വെക്കുന്നതാണ് ഈ ഒരു സ്പാ യേല് സാമ്പാറോണ്ടൊര് ആ ആ അതെ പോലെ തന്നെ പല പല സ്പെഷ്യൽസ് ആയിരിക്കും ല്ലെ

അപ്പൊ ആ സാമ്പാറോണ്ട് ലഡു ആ അഥവാ നമ്മളെ സാമ്പാറച്ചാറൊക്കെല്ലെ ഉം വ്യത്യസ്ത കാരണ എസ്പീരിയൻസീയാന്ള്ള ഒരവസരാണ് ല്ലെ ആ ആ സാമ്പാറച്ചാറ്ന്നൊക്കെ പറഞ്ഞ എല്ലാ ഐറ്റംസും എല്ലാ ഇതും പീസോള് നുർക്കിയിട്ടുള്ളൊരു ഐറ്റംസാണ്

അല്ല ഇപ്രാവശ്യം ഓണായിട്ട് സദിലെന്തെങ്കിലും വ്യത്യസ്ഥായിട്ടൊരു രീതീങ്ങള് കൊണ്ട്വര്ണ്ടോ അവടെ ഏതേലും

സദ്ധ്യേല് ഞാപ്പൊര് വ്യത്യസ്ഥായി കണ്ടത് ഞമ്മളെ കൊല്ലത്ത്ന്ന് ഏ ഞമ്മളെ അരുണ് വുളിച്ച്‌ന്ന് അരുൺൻ്റെവ്ടെള്ള സ്പെഷ്യലത് അക്കിടി തെക്കിടി പറീം

ആ പേരോണ്ടും അയിനെ അയിന്റൊരൂ വിഭവം കേൾക്കുമ്പൊ ഞമ്മക്ക് അയിന്റൊര് വിശാലിയത് തോന്നും എന്താന്ന് വെച്ചാല് അയില് മൈനായിട്ട് ഉപയോഗിക്ക്ണത് നമ്മളെ മീനും അതെപോലെ തന്നെ ഏ സാമ്പാറ് കഷ്ണങ്ങള് ഒന്നിച്ച് വെച്ച് പച്ചക്കറിയെന്തൊന്നിച്ചെന്തീത്ട്ടാണ്

അതൊന്ന് മിക്സീത്ട്ട്ള്ളൊരയ്റ്റംസാണ് ഇത്‌വരെ അങ്ങനെ പ്രത്യേകിച്ച് കേട്ടൊന്നല്ല കോഴിക്കോട് പ്പാനെ ഏ പോയിട്ട്ണ്ട് അതെ പോലെ തന്നെ മറ്റെ തൃശൂരൊക്കെ മൊത്തത്തിലൊന്ന് കറങ്ങീട്ട്ണ്ട്

ആലപ്പുഴ അള്ളാഹ്‌ ആലപ്പുഴ ആലപ്പുഴ ബോട്ടിങ്ങ് ന എടുത്ത ഞമ്മളൊര് ഞമ്മളെ ക്രിസ്മസിനോട് അനുബന്ധിച്ചാണ് അവടത്തൊര് ആ കരിമീൻ്റെ ആ പൊള്ളിച്ചത് ആ വൺഡേ ട്രിപ്പ്ണ്ടല്ലോ ഓരെ പയിനയ്യായിരൊക്കെ അന്ന് വന്നലു അന്നത്തൊരു ബജറ്റ് ഞമ്മളൊരു

ഫാമിലിറയോട് കൂടീട്ടെക്സ്പീരിയൻസിയാൻ പറ്റിയ നല്ലൊരു സ്ഥലാണ് ആയിര്ത്തിനും നല്ലൊരു സ്ഥലം ആ നല്ലൊരു ഏ എന്തെന്നു നൊസ്റ്റാൾജിയ അടിക്ക്ണൊരു സ്ഥലാണ് അപ്പ അതോണ്ടന്നെ നമ്മള് ങ്ങനെ പോയേക്ക് ഞമ്മക്ക് തിരിഞ്ഞതെവിടെ കിട്ടായിട്ടെന്ത് എല്ലാവിധ സൗകര്യങ്ങളൊക്കൊരുക്കി തന്നിട്ട് ഒ ഒപ്പം എന്ത് പ്രകൃതിദത്തമായ വിഭവങ്ങളെ വെച്ചിട്ട് മത്സ്യത്തെ എന്തീയാന്ന്ള്ളതാണ് അവരെ പൊരിച്ച് നമ്മളെ അവര് അവരെ കുക്കിങ്ങും അതെ പോലെ തന്നെ സേവ് അവര് നമക്ക് സെർവീതേര്ണ്ടേലു വ്യത്യ ഒക്കെ പ്രകൃതിപരമായ സംഭവങ്ങളാണ് ഞമ്മള് തിന്നണെക്കെ ഞമ്മളൊരു

വള്ളത്തിനോട് അഭിമുഖമായിട്ട് നിന്ന് ആ രീതീലാണ് അവര് നമക്ക് കൃത്യായിട്ട് തന്നിട്ട്ള്ളത് പ്രെകൃതി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള രീതീല് ആ ആ പിന്നെ ബാം ബാമ്പൂ ഫോറെസ്റ്റിൻ്റെ ഇതൊക്കെ ഒരു പ്ലൈറ്റാണ് അങ്ങത്തെ അതെ പോലത്തെ ഏ അയ് അവിടുന്നുണ്ടാക്കിയപ്പെട്ട സാധനങ്ങളാണ് നമ്മക്കെന്തീത്ക്കണത് സെർവീതത് തര്ണെ അപ്പൊ ഇതാവുമ്പൊ അത് പോലെ തന്നെ ചോയിക്കാൻ വിട്ട് പോയതാണ് ചോയിക്കാൻ വിട്ട് പോയത് നമ്മളെ നാട്ടിലൊക്കെ ഈ ഇറച്ചി മോരും കൂട്ടീട്ട്ള്ള വിഭവണ്ടല്ലോ വെറും ചോറും സാധാചോറും ഇറച്ചി മോരും കൂട്ടീട്ട്ള്ളത് അപ്പൊ ഈ

ആ ആ ആ എറച്ചി മോരും ആ ആ

കുമ്പളങ്ങന്ന്ള്ളത് ഞങ്ങളവടെ മോരിലിടാറില്ല അപ്പൊ ഈ ഓണത്തിന് സംബന്ധിച്ചിട്ടവിടെ മോരൊക്കെതിതിലാണ് വിഭവം ചെയ്യാന്ന്ള്ളതറിയാനൊരു ഇത്ള്ളതോണ്ട് ചോയിച്ചതാണ്

ആ പാലക്കാടൊക്കെ പ്പ ഞമ്മളെ പെരുന്നാൾന്റൊര് ഏ പ്രത്യേകതായിട്ട് കാണൽണ്ട് അവടെ എന്ത് മലപ്പൊറത്തെ ഒരു വലി മന്തികളോ അതെ പോലെ തന്നെ കുഴി മന്തി അതെ പോലെ തന്നെ കബ്‌സെ മറ്റു ഏ വല്ല്യ രീതീല്ള്ള ആഡംബര ബിരിയാണികളൊന്നും എവടെ പെര്ന്നാക്കവ്ടെ കാണൂല നേരെ മറിച്ച് അവടെ ഫസ്റ്റ്ത്തെ പെരുന്നാക്ക് എന്തായാലും കൃത്യായിട്ട് അവര് എല്ലാ വൂട്ടേൾലും ഇണ്ടാക്ക്ണ് നാടൻ ഭക്ഷണങ്ങള് ഉദാഹരണത്തിന് ഈയൊര് ഇങ്ങള് പറഞ്ഞ ഇത്

മോര് കറീം അതെ പോലെ തന്നെ എന്ത് എറച്ചിയേക്കാരം നല്ല വെരട്ടിയ എറച്ചിയേക്കാരം ആ ഈ മോര് വ്യത്യസ്ഥായിട്ട് കൊണ്ട് വരുന്നുണ്ട് അതില് കുമ്പളങ്ങ ഇട്ടിട്ടാ ഇപ്പൊ ഞാൻ പാലക്കാട് ഒരു കോളേജിലായിരുന്നു പഠിച്ചീരുന്നത് അപ്പൊ അവിടുത്തെ മോര്ന്ന് പറഞ്ഞാല് കുമ്പളെങെതൊക്കെ ഈ അതെ പോലെ തന്നെ പുളിയൊക്കെ ഇട്ടിട്ട്ള്ള വിഭവായിരുന്നു പക്ഷെ നമ്മടെ നാടട്ടേൾലങ്ങനല്ല

അതൊര് പത്ത് മുന്നൂറ് എത്ര അ അറുന്നൂറാൾക്കാര് താമസിക്ക്ണൊരു കോളേജാവുമ്പൊ തീർത്തും ഏ എന്തായാലും ഒരു ഫുഡിനെ കൃത്യായിട്ട് ഇണ്ടാക്കാന്ന്ള്ളത് അത്തറീം വയ്ക്കാത്തൊരു സംഭവാണ് അതായത് കൃത്യായിട്ട് ഇണ്ടാക്കി എപ്പളെങ്കിലൊക്കൊന്ന് ഒന്ന് ഉഷാറായി വരാ അല്ലെങ്കി വിറ്റ ടൈമിലെന്താവും നല്ല ഉഷാ നല്ലൊരു കാര്യണ്ടാവും പക്ഷെ അവടെ ഇണ്ടാക്ക്ണോൽക്ക് തോന്നണില്ല കാരണം ഞാനൊരിക്കലും കൃത്യമായൊരു പഠനം നടത്തിയിണ്ട് ഈ ഒരു മോര് കറിനെ കുറിച്ച് മുൻധാരണ വെച്ച് ഒര്

നാവുമ്മക്കണ് വെച്ച അപ്പൊ മനസ്സിലാവും ഞമ്മക്കിത് ഏത് ഐറ്റംസാന്ന്ള്ളത് ഓക്കെ ഓക്കെ എന്ന ശെരി ഞാന് വിഭവങ്ങളെ കുറിച്ചിട്ടറിയാന്നുള്ള രീതീലൊന്ന് കോളീതതും പിന്നെ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കാ എന്നുള്ള രീതീലേന്നു ഇന്നാ ശെരി ഞാന് പിന്നീടെപ്പളേലും വിളിക്കണ്ട് ഓക്കെ ശെരി ആ ആ ആ ആ ആ ആ ആ ഓക്കെഓക്കെ